ആ എന്തൊക്കെണ്ട് സ്ക്കൂൾ വിശേഷൊക്കെ എങ്ങനെണ്ട്

ഇന്ന് നീ വന്നിട്ടിണ്ടായിന്നില്ലാലെ ഇന്ന് കോ സ്ക്കൂൾല് എന്തെല്ലോ കൊറേ കാര്യങ്ങള് നടന്ന്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

ആ അണക്കാദ്യ ഇന്ന് നീ വര്നില്ലാന്ന് ഇന്നലെ പറഞ്ഞോണ്ടെനക്ക് പൂവാനാധ്യേ മൂട്ണ്ടായിട്ടൊന്നില്ല ഇന്നെന്തേറിയോ ഉച്ചക്കേഷം ഏ രണ്ട് പിരിയഡ് ഫ്രീന്ന് പറഞ്ഞിട്ട് കൊറേണ്ണം ക്ലാസ് കട്ടാക്കാൻ പ്ലാനീത്

അന്നിട്ടെന്താ ഒന്ന് രണ്ടാള് കട്ടാക്കിനങ്ക് പിരിയഡ് ഏ ഏ പെട്ടെന്ന് മനസ്സിലാവാര്ന്നില പക്ഷെ ഇത് പത്താൾക്കാര് ഏ അട്ത്ത് ഏ മുങ്ങേ ചെയ്‌ത്‌ അതിന് പൊറമെ

ആ ആ പത്താൽക്കാര്ടെ ഏ പൊരക്ക്ന്ന് വരാൻ പറഞ്ഞു

ഓര് പാറേങ്കൽൻ്റെ എന്ത് വൈന്നേരം വൈന്നേരം ബീച്ചി പൂവ അത് കഴിഞ്ഞിട്ട് ആട്ന്ന് ഏ ഞമ്മളെ ബീച്ചി പ്പോയിട്ട് ആട്ന്ന് എന്തേയ് രാത്രിക്കത്തെ ഏത് തീയേറ്ററി പൂവാന്ന ഓര് പറഞ്ഞത് അങ്ങനാ പ്ലാനിട്ടീട്ട് പോയിന്നത് ഉം ഓര് കര്തീട്ടിണ്ടായിട്ടില്ല ഓര് ആരും കര്തീട്ടിണ്ടായിട്ടില്ല റിയ ടീച്ചറ് അങ്ങനെ വരൂന്ന്

ശെരിക്കും ഏ ഉച്ചക്കേശൊള്ള രണ്ട്‌ പിരിയഡും ഏ രണ്ട്‌ പിരിയഡിൻ്റെ മാഷമ്മാരും ഉണ്ടായിട്ടില്ല ഗോ ഓരെര്തി ഇന്യാ തിരീല്ലാന്ന് അപ്പൊ എന്തായാലും കൊർ സ് എന്താ പറയാ സ്ക്കൂള് മൊത്തം അറിഞ്ഞ് അല്ലെ ഉം ഇനീപ്പൊ നാളെ നാളെ നിപ്പൊ എന്താവും ന്ന് കണ്ടറിയണം ഏ നാളെ ചെലപ്പൊ എച്ചമ്മ് നല്ല പണി കൊടുക്കും

ഏ അയില് ആര്ന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളാൾസാരാണ് എന്ന്ള്ളോര് ചെറിയൊരു സൂചന മൂപ്പര്ക്കന്നേണ്ട് ആ പിന്നെ അതങ്ങനെതന്നല്ലെ ഞാന്പിന്നെ വരാതിരുന്നത് എന്താണെന്നു വെച്ചാല് ഞാൻ രാവിലെ വരാൻ വേണ്ടി എഴ്ന്നേറ്റതായിരുന്നു പിന്നീട് നോക്കുമ്പം രാവിലെ ചെറിയ മഴക്കണ്ടായി അങ്ങനെപ്പൊ മഴ കണ്ടപ്പൊ ഞാൻ വീണ്ടും ബെഡിലേക്ക് കെടന്നു കെടന്നപ്പൊ നല്ല ഒറക്കം വന്നു അങ്ങനാ വീണ്ടും

എന്നെ വന്നുമ്മ വിളിച്ചു കൊറേ സ്‌കൂൾ പോകണ്ടേ ന്ന് പറഞ്ഞു ഞാൻ പിന്നാ എണീക്കണ്ടെ മൂഡേണ്ടായ്ന്നില്ല പിന്നെ പോരാത്തതിന് അയൽവാസിടെ കല്ല്യാണൊ ആയിരുന്നല്ലോ അപ്പൊ പിന്നെ അവിടത്തെ ഫുടൊക്കെ മിസ്സാക്കിട്ട് എങ്ങനെ സ്ക്കൂൾലേക്ക് വരാന്ന്ള്ള ചിന്തായിരുന്നു എനിക്ക്ണ്ടായ്ന്നെ

അങ്ങനെ കൊറച്ച്ഞ്ഞയ്ന് ഞാന് നല്ല ഒറക്കൊറങ്ങി പിന്നെ ഞാൻ മ്മ വുളിച്ചപ്പോ ഓൻ കര്തി കൂട്ടെന്ന് വന്നപ്പോ കടന്നൊറങ്ങി കൊറച്ച് ലൈറ്റ് ആയിട്ട് എണീച്ചപ്പം പിന്നെ സ്കൂൾല് പോവണ്ടല്ലോ അങ്ങനെ ലൈറ്റായിട്ട് എണീച്ചു പിന്നെ ഞാൻ നേരയൽവാസിടെ വീട്ടിലേക്ക് പോയി അവടെ പിന്നാ ഗാരമായിട്ട്ള്ള ആവേശായിരുന്നു

എന്താ പറയാ ഫുഡ് കൊണ്ടും കളി കൊണ്ടും എല്ലാ ഭയങ്കര പാട്ട് ഇങ്ങനെയെക്കെയായിട്ട് ഭയങ്കരമായ ആ ആഘോഷമായിരുന്നു അങ്ങനെ മങ്കല് ആരാ ഓര് എങ്ങനെയാ റിച്ചാന്ന അയൽവാസി ആ ഭയങ്കരം നല്ല റിച്ചായിട്ട്ള്ള നല്ല ഒര് സാമ്പത്തിക ഭദ്രതള്ള ഫാമിലിയായിരുന്നു അപ്പൊ അവരുടെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കൊറേ എന്ജോയ്മെന്റായി കൊറേ നല്ല നല്ല കാര്യങ്ങള് അങ്ങനാ കൊറേ എന്ജോയ്മെന്റൊക്കെ ചെയ്തിട്ട് വളരെ സന്തോഷത്തിലായിരുന്നു അപ്പങ്ങനെ തിമിർത്താടിട്ടായിരുന്നു ഇന്നൽത്തെ ഒരു ദിവസം ഞാൻ കഴിച്ച്‌ കൂട്ടിയത് അപ്പൊ ഞാനിങ്ങനെ ആലോയ്ച്ചായിരുന്നു എന്തായിരിക്കും ക്ലാസ്സിന്റെ അവസ്ഥ കൊറേ ആൾക്കാര് എനിക്ക് മെസേജ് അയച്ചു വെരുന്നോ ബീച്ചിലേക്ക് വെരുന്നോ പടത്തിന് വെരുന്നോക്കെ ചോയിച്ചിട്ട് മെസേജ് അയച്ചു അപ്പൊ ഞാനിങ്ങനെ ചോയിച്ചു

ക്ലാസ്സില്ലെടാന്ന് ചോയിച്ചപ്പോ പറഞ്ഞു ഇല്ല ഞങ്ങൾ ക്ലാസ് കട്ടാക്കി എറങ്ങിയതാണെന്ന് അപ്പൊ ഞാനിത്രീ ആൾക്കാരെങ്ങനെ ക്ലാസ് കട്ടാക്കി എറങ്ങിയേ എല്ലാ എന്താണാവസ്ഥന്നറിയാൻ വേണ്ടി നിന്നെ വിളിച്ചത് ഇങ്ങെന്താണ് സംഭവം ഇവരെന്നെ വിളിച്ച്‌ട്ട്ണ്ടായിന്നു

നീ നീ കോ നീ കോളേജിലേതൊക്കെ സ്കൂളി വരാത്തെതെന്തായാലും ആ കോന്നായി പോയി ഇല്ലെങ്കില് നീ ഇല്ലാത്തതോണ്ട ഞങ്ങക്ക് പിന്നെ കൂടുതല് ഈ ഇല്ലാത്തോണ്ട് ഞങ്ങക്ക് കൂടുതല് താൽപ്പര്യണ്ടായിട്ടില്ല പൂവാന് അവരെല്ലാം വിളിച്ച് പക്ഷെ ആ ഒര് ഒര് കമ്പനി നമുക്ക് സെറ്റാവുന്നില്ല അതോണ്ട് ആ ഞാനൊന്നാമത് കല്ല്യാണൊക്കെയായിരുന്നല്ലോ നല്ലായിട്ട് ഫുഡൊക്കെ അടിച്ചോണ്ടെ നല്ല അപ്പൊ പിന്നെ പൂവാന്ള്ള മൂടോന്നുണ്ടായില്ല പിന്നെന്താ ഇതെന്താണിവരെ സംഭവെന്താന്നറിയണ്ടെ അയിനിപ്പം നാളെ ഞങ്ങളും ഞാനും ലൈറ്റ് ആയിട്ട്

വന്നപ്പോ ടീച്ചറ് ചോയിക്കൂലെ എന്താ നീ അവരപ്പം പോയതാണ് ന്നൊക്കെ ചോയിച്ചയ്ഞ്ഞാല് ഞാനും കുടുങ്ങല്ലോ എന്താണെന്നറിയാൻ വേണ്ടീട്ടാണ് വിളിച്ചത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ

പിന്നില്ലെ നീ ഇല്ലാത്തോണ്ട് ഞാൻ പോയിട്ടില്ലല്ലെങ്കിണ്ട് ഇപ്പൊ സ്കൂൾല് എന്തെ എച്ചമ്മിൻ്റെ മുമ്പിലായാലും ബാക്കി ടീച്ചേയ്സിൻ്റെ മുമ്പിലായാലും നജ്ൻ നല്ല കുട്ടിയായി ബാക്കിണ്ട്

അയ്‌ക്കോട്ടെ ഏതായാലും നമുക്ക് നാളെ ക്ലാസ്സില് വെച്ച് കാണാം ഉം ആ ഓക്കെ ഓക്കെ നീ അപ്പൊ നേരത്തെ വാ വെർതെ സീന്ക്കണ്ട

ഓക്കെ ഞാൻ നേരത്തെ വരാം ഓക്കെ ഓക്കെ ഓക്കെടാ വെക്കുന്നു ഓക്കെ